ചിലവർക്ക് ഭയങ്കര ദേക്ഷ്യ ഭാവം, ചിലവര് അതിൻ്റെ ഇടത്തരം നിക്കും, ചിലവർക്ക് ദേക്ഷ്യം വന്നാലും ഒന്നും മിണ്ടാത്തെ നിന്നിട്ട് സൈലന്റ്

എന്തോ വലിയ സംഭവം ആണെന്നൊക്കെയാ പറയുന്നെ ഈ കമ്പ്യൂട്ടറിന്റെ തന്നെ ഈ ഡെസ്ക്ടോപ്പ് സിപിയു അതൊന്നും ചെക്ക് ചെയ്ത് നോക്കത്തില്ലേ അതിനകത്ത്‌, ശെരിയാക്കുന്നില്ല? ഡെസ്ക്ടോപ്പ് സർവീസ് ചെയ്യാം പക്ഷെ ഡെസ്ക്ടോപ്പിന്റെ മദർബോർഡ് നമ്മക്കീപറയുന്നപോലെ അവൈലബിൾ അല്ല കാരണം ഓരോന്നിനും ഒരുരീതിയിലാ അവന്മാർ ചെയ്തുവിടുന്നെ.

നമ്മക്കത്

ഉം അതായത് ഓരോരോ കമ്പനിക്കും, കമ്പനിക്കും ഓരോരോ രീതിയിലാണ്.

ഇങ്ങനെ പല എന്തുവാ പലതിനും പലരീതിയിലാണ് വരുന്നെ. ഒരുരീതി ആയിരിക്കത്തില്ല കമ്പനീന്ന് ഇറക്കുന്നത്.

ചിലര് components കുറച്ചിറക്കും, ചിലര് components കൂട്ടിയിറക്കും

ചിലവര് ഓരോന്നിനും ഓരോ ഡിസൈനാ. പണ്ടത്തെ ഒക്കെ വെച്ചുകഴിഞ്ഞാൽ ഒരേ ലെവൽ സാധനങ്ങൾ ആണ്. ഇപ്പോൾ അങ്ങനല്ല എല്ലാം . നേരത്തെ ഡബിൾ ചിപ്പിൽ കിടന്നത് ഇപ്പോൾ സിംഗിൾ ചിപ്പ് ആക്കി.

ഇങ്ങനൊക്കെ ഓരോന്നായി. ഇപ്പോൾ ഇൻബിൽറ്റ്

ആക്കിയില്ലേ അപ്പൊ എന്നിട്ട് പ്രോസസ്സർ നേരത്തെ നമുക്ക് ഊരിയിട്ട് വരുവാരുന്നു. ഇപ്പോഴത്തെ പ്രോസസ്സർ ഫിക്സ് ചെയ്താ വെച്ചേക്കുന്നെ. ഉം

അങ്ങനൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ജനറേഷൻ മാറുംതോറും സാധനങ്ങളുടെ ലെവലും മാറിക്കൊണ്ടിരിക്കും. മാറിക്കൊണ്ടിരിക്കും. ഓരോപ്രാവിശ്യം ഇപ്പൊത്തന്നെ ഈ ഫോണുതന്നാണങ്കിൽത്തന്നെ ഏതെല്ലാം രീതിയിലാ ഓരോ ഓരോ മാസവും ഓരോ ദിവസവും എത്രമാത്രം മാറ്റങ്ങളാ വരുന്നെ. കമ്പനി ഓരോ വർഷം കൂടിയിരിക്കുമ്പോൾ അപ്‌ഡേഷൻ ഇറക്കും.

ഉം മെയിൻ ബോർഡ് ഇൻ്റെൽ അല്ലേ. ഇൻ്റെലിൻ്റെതാവുമ്പോ ഇൻ്റെൽ പ്രോസസ്സർ അല്ലേ വരുന്നേ. അപ്പോൾ അവരിറക്കുന്ന അനുസരിച്ചു പണ്ടത്തെ പണ്ടത്തെ ഒക്കെ ഞാനൊക്കെ എത്ര വർഷമായി ഞാനൊക്കെ ഒരു പത്ത്, പത്ത് പതിനഞ്ച് വർഷം മുൻപ് ഉപയോഗിച്ച, എന്തുവ അതിൻ്റെ പേര്, ഈ സ്‌ക്യാനർ ഉണ്ടല്ലോ.

സ്‌ക്യാനർ ഇവർക്കൊക്കെ യൂസ് ചെയ്യാനൊള്ളു

ആഹ് സ്‌ക്യാനർ ഒക്കെ യൂസ് ചെയ്യുന്നേ അക്ഷയ സെൻറ്ററിൽ ആയിരിക്കും. ഉം പ്രിൻറ്റർ പ്രിൻറ്ററാ അതാപറഞ്ഞേ അവർക്ക് ഇപ്പോ അക്ഷയ സെന്റർകാർ ഒക്കെഅതു യൂസ് ചെയ്യ് ഉള്ളൂ. അതൊക്കെ യൂസ് വേറാരും യൂസ് ചെയ്യുന്നൊന്നും ഇല്ല. അവർക്കൊക്കെ അതൊക്കെ ആവശ്യമുണ്ട് കാരണം സിമ്പിൾ സ്‌ക്യാനർ ഉപയോഗിച്ച് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അച്ചടിയന്ദ്രം അച്ചടിയന്ദ്രം

അല്ലെങ്കിൽ ഒന്നര വർഷമ പിന്നെ രണ്ടു വര്‍ഷം രണ്ടു വർഷത്തിന് ഇടക്ക് അങ്ങനെയൊക്കെയാണ് പോകുന്നത നമ്മക്ക് പറയാൻ പറ്റത്തില്ല പഴയെ എല്ലാത്തിനും വേറെ വ്യത്യാസം ഉണ്ട് ചിലവരൊക്കെ പഴയെ ലാപ്ടോപ്പും തേടി വരും പഴയതിനാക്കി ചിലവർക്ക് പഴയ ലാപ്ടോപ്പ് മതി എന്ന് പറയും മറ്റേതാകുമ്പോൾ ഫിക്സഡ് വരുന്നത പക്ഷെ പഴയതാകുമ്പോൾ വല്യ കംപ്ലയിന്റ് ഒന്നും കാണത്തില്ല

പിന്നെ കംപ്ലയിന്റ്ഒന്നും വരത്തില്ല പഴയതിനെ ആകുമ്പോൾ അപേക്ഷിച്ചു എന്ന് വെച്ച് ടെക്നോളജി മാറുമ്പോ അതിനനുസരിച്ചു ഓരോ സാധനത്തിന്റേം

പിന്നെ ഇപ്പൊ പിന്നെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ലാപ്ടോപ്പ് ആയി പിന്നെ അതിന്റെ എന്താ പറയുക വണ്ണം കുറിച്ചിട്ടു ചെറിയ ഇതാക്കി പിന്നെ മടക്കുന്ന രീതിയാക്കി ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്തോണ്ട് ഇരിക്കും

എല്ലാർക്കും ഓരോന്ന് ഓരോന്നും

താങ്കൾ ഇപ്പൊ ഉള്ളത് എവടെയാണ് ഉള്ളത് ഞാൻ ഇപ്പ എന്റെ ഉമ്മാടെ വീട്ടില് അത് താങ്കൾ ഇപ്പൊ എന്ത താങ്കൾക് സുഖം തന്നെ അല്ലെ അതെ തീർച്ചയായും സുഖം തന്നെ ആണ് ok താങ്കൾ എന്ത vacation ആയിട്ടാണോ താങ്കൾടെ ഉമ്മാടെ വീട്ടിൽ പോയിട്ടുള്ളത് അതെ തീർച്ചയായും ഞാൻ vacation കാരണം സാധാരണ ഇവിടെ അധികം താമസിക്കാറില്ല അതുകൊണ്ട് vacation ആയതുകൊണ്ട് പോയതാണ് ok ഈ vacation ഇൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ enjoy ചെയ്യാൻ പറ്റിയ ഒരു കാര്യത്തെ കുറിച്ച തന്നെ നമ്ക് ഇന്ന് സംസാരിക്കാം താങ്കൾ ഇപ്പൊ അടുത്തായി എവിടുന്നെങ്കിലും tour ഓ കാര്യങ്ങള് ആയിട്ട് പോയിട്ടുണ്ടോ? ഞാനിപ്പോ പെരുന്നാൾ സംബന്ധിച്ച് കാഞ്ഞിരപ്പുഴക്കൊക്കെ പോയിരുന്നു ok അവ്ടെതെ വിശേഷങ്ങൾ ഒക്കെ ഒന്ന് പങ്കുവെക്കാവോ

അവിടെന്ന് പറഞ്ഞ അധികം കുട്ടികൾക്കൊക്കെ enjoy ചെയ്യാൻ പറ്റിയൊരു place ആണ് കാഞ്ഞിരപ്പുഴ അധികം ഏർ കുട്ടികൾക് ഏർ മറ്റേ യന്ത്രങ്ങളിലും മറ്റ് toys ഉകളിലൊക്കെ കളിക്കാൻ ഉള്ള സൗകര്യം അവിടെ അധികമായി ഉണ്ട് ഏർ ഒരുപാട് place ഇണ്ട് അവടെ pic എടുക്കാൻ പറ്റിയതും മാത്രമല്ല ഏർ കൂടുതലായി പറയുകയാണെങ്കി dam കാഞ്ഞിരപ്പുഴ dam നിങ്ങൾ കണ്ടിരിക്കുവല്ലോ

അത്ര പെട്ടന്നൊന്നും അഹ് ഞങ്ങൾ തീരുമാനിച്ചില്ല ഞങ്ങള് അങ്ങനെ tour പോകാനൊന്നും കരുതിയിരുന്നില്ല അഹ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏർ കുട്ടികളുടെ നിർബന്ധം മൂലം കാഞ്ഞിരപ്പുഴയിലേക്ക് പോകുകയാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഒരു ഉച്ചസമയത് ഇവിടുന്നു പോയി ഞങ്ങള് bus ഇനാണ് പോയത് ഏർ കുറച്ചു സമയത്തിനുള്ളില് അവടെ എത്തി അത്രക്ക് ഇവ്ടെന്ന് അത്രക്ക് ദൂരമൊന്നുമില്ല എങ്കിലും അവടെ എത്തി പിന്നെ ഒരുപാട് നേരം അവടെ spend ചെയ്തു ഒരുപാട് ഏർ അവ്ടെതെ കാഴ്ചകളും മറ്റും

ok പിന്നെ കാഞ്ഞിരപ്പുഴയിൽ അവർക്ക് ticket രൂപ എത്രയാണ് വരുന്നത് children's ഇനും വലിയവർക്കൊക്കെ ഒരുപോലെത്തെതന്നെയാണോ ഇപ്പോൾ ടിക്കറ്റ് ഉള്ളത് അല്ല ഏർ പന്ത്രണ്ടു വയസിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് half ticket മതി മുതിർന്നവർക്ക് full ticket വേണം ok ticket amount എത്രയാണ് വരുന്നത്

ഏർ കാണാനൊന്നുമില്ല എന്ന ഞാൻ പറയുന്നില്ല എങ്കിലും അവ്ടെതെ ഒരുപാട് ഏർ അവര് വെച്ചുപിടിപ്പിച്ചിട്ടുള്ള പലതരം വൃക്ഷങ്ങളും മറ്റും അടിപൊളിയായി പൂക്കളും മറ്റും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് കാണാൻതന്നെയൊരു

തീർച്ചയായിട്ടും ഞാനിതിന് മുമ്പൊരു രണ്ടുമാസം മൂന്നുമാസം മുമ്പൊക്കെ ഈ പറയുന്ന സ്തലത്തൊക്കെ എങ്കിൽപ്പോലും എന്റെയൊരു അനുഭവമായിരിക്കില്ലല്ലോ താങ്കളുടേത് എന്തായാലും നിങ്ങൾ പെരുന്നാൾ tour ആയിട്ടാണ് അവടെ പോയതെന്ന് എന്നുള്ളതാണല്ലോ പറഞ്ഞത് പെട്ടന്നുള്ള തീരുമാനമായിട്ടുണ്ടാവും അ tour എന്ന പറയുന്നത് ok നമ്ക് അതിനെ കുറിച്ച് തന്നെ സംസാരിക്കാം അവടെ നിങ്ങൾ

ഞാന് ഞങ്ങള് ഒരഞ്ചാറാൾകാർ കൂടീട്ടാണ് പോയിരുന്നത് എന്റെ ഉമ്മയും അനിയനും അനിയത്തിയും പിന്നെ ഏർ മാമന്റെ wife ഉം അവരടെ കുട്ടിയുമായിട്ടാണ് പോയിരുന്നത് ഒന്നാമത് പറ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളുടെ നിർബന്ധം മൂലമാണ് പോയിരുന്നത് ഞങ്ങള് സാധാരണ ഏർ അങ്ങനെ പോവാൻ ഒന്നും കരുതിയിരുന്നില്ല പെരുന്നാളായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാനാണ് പിന്നെ നേരെത്തെ പറഞ്ഞപോലെ തന്നെ ഉമ്മാന്റെ വീട്ടിലൊന്ന് പോയി അവടെ പരുപാടി ഒക്കെ ഒണ്ടാക്കി പിന്നെ അങ്ങനെ ഒന്നും tour പോവാൻ ഒന്നും plan ചെയ്തിരുന്നില്ല കുട്ടികള് നിർബന്ധിച്ചത് മൂലം അവിടെ പോവാൻ ഇടയായ ഞാൻ മുമ്പ് പോയിട്ടുണ്ട് അ place ഒക്കെ കണ്ടിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും ഏർ അവടെ അവര് പക്ഷെ എന്നിരുന്നാൽ നമ്മള് ഈ ഒരു ഒരു നമ്മുടെ ഒരു പെരുന്നാൾ trip എന്ന പറയുന്നത് അത് മറ്റ് trip ഇനെക്കാളും വളരെ ഒരു വ്യത്യസ്തമായ ഒരു tour തന്നെയാണെന്ന് നമുക്ക് എല്ലാർക്കും അറിയാവുന്നതാണ് എങ്കിൽപ്പോലും ഞാൻ ചോയ്ക്കട്ടെ അവടെ കൂടുതൽ ഏർ താങ്കൾക്കു ഏറ്റോം ഇഷ്ടപ്പെട്ട ഒരു ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു അവ്ടെതെ താങ്കൾക്കു ഏറ്റോം കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ ഇപ്പൊ അവിടെ ഞാൻ പറഞ്ഞില്ലേ നേരെത്തെ പോലെ ജലത്തിലുള്ള വസ്തുവകകൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് വൃക്ഷങ്ങളായാലും പല തരത്തിൽ ഭംഗീലും മറ്റും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പൊ പഴവർഗത്തിലുള്ള ഓരോ ഏർ പ്രതിബിംബങ്ങൾ ഇരിക്കാൻ പറ്റത്തക്ക വിതത്തിൽ ഓരോ വസ്തുവകകൾ അവടെ പിടിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു മാത്രമല്ല dam നെ കുറിച്ച് പറയണ്ടല്ലോ വളരെയധികം ഇഷ്ടമായി നിങ്ങള് പെരുന്നാളായിട്ട് എവിടെങ്കിലും പോയിട്ടുണ്ടോ ഞങ്ങള് ഇങ്ങള് ചോതിച്ച ഒരു ചോദ്യമാണ് എങ്കിലിപ്പോ പോയത് പെരുന്നാളായിട്ട് എന്ന് പറഞ്കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞൊരു one week ഇന് ശേഷം ആണ് ഞങ്ങൾ tour പോയിട്ടുള്ളത് tour എന്ന പറഞ്ഞ കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊന്നുമല്ല നമ്മടെ ഊട്ടി ലേക്കാണ് പോയിട്ടുള്ളത് കാരണം നമ്മുടെ ഇവിടെത്തെ കാലാവസ്ഥ വളരെ ബുദ്ധിമുട്ട് ആയതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ഒരു മാറ്റം ഏർ ഇഷ്ടപ്പെട്ടത് കാരണം എന്താച്ചുകഴിഞ്ഞ അവടെ ഊട്ടീന്ന് പറയണ സ്ഥലമൊക്കെ വളരെ തണുപ്പും ഏറിയ സ്തലമായതുകൊണ്ട് തന്നെ അങ്ങനെത്തെ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് സ്ഥലം തെരഞ്ഞെടുത്തത് എങ്കിൽപ്പോലും മറ്റു

അഹ് ഉണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പൊത്തന്നെ ഒരുപാട് ഞങ്ങൾക്കും bus ഇലൊരുപാട് പേര് കാഞ്ഞിരപ്പുഴയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങടെ നാട്ടീന്ന് തന്നെ ഏർ മാത്രമല്ല അവടെ ചെന്നപ്പോ തന്നെ ഏർ തിരക്കെന്ന് പറയാൻ അഹ് ഒരുപാട് പേരുണ്ടായിരുന്നു എങ്കിലും നമുക്ക് പ്രയാസത്തക്ക വിധത്തിലുള്ള തിരക്കൊന്നും ഇണ്ടായിരുന്നില്ല ഏർ പിന്നെ നമ്മൾ അവടെ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ നടന്നു ഇരിക്കുകയല്ലേ ഇരിന്ന്

നമ്മളെപോലുള്ള ഏർ ആളുകൾക്കത് അവടെ അങ്ങനെത്തെ സ്ഥലങ്ങളിൽ വെറുതെ ഒരു tour എന്ന പേരിൽ മാത്രമേ പോകാൻ കഴിയുള്ളു dam അങ്ങനെത്തെ ഒരു സംഭവം പിന്നെ കുട്ടികളുടെ രസകരമായ കളികളും മറ്റും ആസ്വദിക്കുടാനുമൊക്കെ ഈ ഒരു tour ഉമൊക്കെ നമുക് കഴിയുന്നതും തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരം നിങൾ അന്ന് പോയപ്പോ കുട്ടികൾക്ക് ഉം നന്നായിട്ട് enjoy ചെയ്യാ പറ്റിയോ അവരുടെ tour ഒക്കെ എങ്ങനെയാ അവരുടെ രീതി അവരുടെ ഒരു അവർക് വേണ്ട കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവടെ ഇപ്പൊ നിലവിൽ ഉണ്ടോ

ഞങ്ങൾ പോയതെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ one week ഇനുശേഷം ആണ് പെരുന്നാൾ കഴിഞ് one week ശേഷമാണു പെരുന്നാൾ tour ആയിട്ട് പോയത് എങ്കിൽപ്പോലും അവിടെത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ വ്യക്തമായിട്ടു പറയുമാണെങ്കി നല്ല തണുപ്പും കാര്യങ്ങളും ആയിരുന്നു പ്രിത്യേകിച് അവടെ പറയാനുള്ളത് ഞങ്ങള് രാവിലെ സുപരിയോടടുത്ത time നാലുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു

കാട്ടിലൂടെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര അ യാത്ര എന്ന് പറയുന്നത് വളരെ വ്യക്ക്‌തമായിട്ട് പറയുവാണെങ്കിൽ നല്ല ഒരു തണുപ്പും അതുപ്പോലെ തന്നെ നല്ല ഒരു

എന്നിട്ടാണ് ഞങ്ങൾ അവിടെത്തെ സ്ഥലങ്ങൾ കാണാൻ എറങ്ങീത് അതിന് മുമ്പ് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങള്‍ അവടെ പോയത് പിന്നെ ഭക്ഷണം കഴിച്ചേന് ശേഷം ഞങ്ങള് ആദ്യം അവടെ ഒരു park ഉണ്ട് അ park ഇലേക്ക് പോയി അത് കഴിഞ്ഞ് നേരെ ഏർ നമ്മടെ rose garden എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്‍ അങ്ങനെ അവടെ ഒരുപാട് നേരം അവടെ spend ചെയ്തേന് ശേഷം മാത്രമാണ് ഇങ്ങനൊരു ഒരു ഒരു tour ഇനെ കുറിച്ച് വളരെ അടിപൊളിയായിട്ട് തന്നെ അവടെ enjoy ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആണോ നിങ്ങളുടെ tour ഉം

അല്ല ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് one day trip ആയിരുന്നു plan ചെയ്തിരുന്നത് അത് one day trip ആയിരുന്നു നാലുമണിക്ക് എറങ്ങി പിറ്റെ ഇപ്പൊ അന്ന് രാത്രി sorry പിറ്റെ ദിവസ് അന്ന് രാത്രി twelve മണി പന്ത്രണ്ടുമണിക്ക് തന്നെ വീട്ടിൽ ഏതാണ്ടൊരു time level ഇൽ ആണ് ഇപ്പൊ അത് കാരണം എന്താന്ന് വെച്ചകഴിഞ്ഞാൽ ഭാര്യയും കുട്ടിയും പിന്നെ കൂട്ടുകാരനും അവന്ടെ wife ഉം മാത്രം ആയിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനൊരു situation ല് നമ്ക് അവടെ spend ചെയ്യാന്ന് പറഞ്ഞ അവടെ കുഞ്ഞ് കുട്ടിയുണ്ടായതുകൊണ്ട് നമ്ക് അവടെ spend ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് ആണ് അവർക്കു കാലാവസ്ഥ ചില കുട്ടികൾക്കു ഒന്നും പറ്റില്ല പക്ഷെ എങ്കില്പോലു കുട്ടി അവടെ പയങ്കരമായ happy ആയിരുന്നു അങ്ങനെ തണുപ്പും കാര്യങ്ങളും പിന്നെ അവർക് ഈ കളിപ്പാട്ടങ്ങൾ അതുപോലെതന്നെ ഓരോ സ്ഥലം കാണുമ്പോഴും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ ഒക്കെ എടുത്ത് പറയാനുള്ള ഇതായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും വളരെ ഈ ശേ വ്യക്തപരമായിട്ട് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഉം ഒരു കാഴ്ച ഉള്ള trip തന്നെ ആയിരുന്നു ആ trip

പോയ സമയം ഒന്നര ഒന്നരക്കാണ് ഞങ്ങക്ക് ഇവിടെ ഇവ്ടെന്ന പോയത് ഏർ പിന്നൊരു രണ്ട് രണ്ടര ഒക്കെ ആവുമ്പത്തെന് അവടെ എത്തീട്ടുണ്ട് രണ്ടേമുക്കാലിനാണെന്ന് തോന്നുന്നു അവടെ അവടെ എത്തീട്ടുണ്ട് പിന്നെ ഞങ്ങള് ticket എടുത്ത് പിന്നെ അവടെ കുറച്ച നേരം spend ചെയ്തു ഞങ്ങള്‍

ഞങ്ങൾ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തേക്ക് പോയത് പിന്നെ അവരയി അവര് നല്ലവണ്ണം enjoy ചെയ്തു ഞങ്ങളും തന്നെ photo ഒക്കെ എടുത്ത് കാഴ്ചകൾ കണ്ട് വളരെ അധികം സന്തോഷിച്ച വളരെ അധികം enjoy ചെയ്യുന്ന

അവടെ ഞങ്ങൾ പോയ സ്ഥലം വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ botanical garden എന്ന് പറയുന്ന main place ആണ് അവടെ പറയാൻ ഉള്ളത് പക്ഷെ ജനങ്ങളുടെ തിരക്കും തിക്കും മൂലം അവടെ നമുക്ക് അവടെ കാര്യമായിട്ട്

ഈ തിരക്കും കാരണം അവർക് നമ്ക് വേണ്ടപ്പെട്ട pic ഉകൾ എടുക്കാനോ അല്ലെങ്കിൽ കുട്ടി കുട്ടിക്ക് കളിക്കാനോ അതുപോലെത്തന്നെ നമുക്ക് അത്യാവശ്യമൊരു ഒരു feeling വളരെ വളരെ കുറവായിരുന്നു തണുപ്പും കാര്യങ്ങളൊക്കെ ok ആണെങ്കിൽ പോലും നമുക്ക് വേണ്ടപ്പെട്ട ഒരു രീതിയിൽ ഇള്ള ഒരു level ഇൽ കാണാൻ കഴിഞ്ഞില്ല തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ boat house ഇൽ ചെന്നപ്പോൾ ഇതേ അവസ്ഥ തന്നെ ആരുന്നു അതീ പെരുന്നാൾ കാരണം അവടെ

ആളുകൾ എത്തപ്പെടുന്ന സ്ഥലമാണ് ഊട്ടി നമ്മടെ ഇവിടെന്ന് സഞ്ചരിച്ച വരുമ്പോ ഒരു നൂറ്റി അമ്പത് kilometer വീട്ടിൽ നിന്നും അവടെ എത്തീട്ട് ഒരു അഞ്ചാറ് kilometer മാത്രമേ അവടെ കറങ്ങാൻ ഒള്ളു അ അഞ്ചാറ് kilometer കറങ്ങിക്കഴിഞ്ഞ വീട്ടിൽ എത്താവുന്നതാണ് പിന്നൊരു one fifty kilometer ഇങ്ങോട്ട്

ഞങ്ങള് അവ്ടെന്ന് ഒരു അഞ്ചരക്കാണ് തിരിച്ചത് പിന്നെ ആറേമുക്കാൽ time ഇലൊക്കെ വീട്ടിൽ തിരിച് എത്തീട്ടുണ്ട് നിങ്ങളെപ്പോഴാണ് tour പോയതിൽ വന്നത് തിരിച് വീട്ടിൽ എത്തിയത് ഞങ്ങള് തിരിച്ചു പോന്നത് എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ ഞങ്ങളൊരു five thirty ഊട്ടിയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു അവ്ടെന്ന് തിരിച് വന്നപ്പോ കുറച്ച സ്ഥലം കൂടി cover ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ cover ചെയ്ത ശേഷം മാത്രം അവ്ടെന്ന് നേരെ ചൊരം വഴി താഴത്തേക്ക് പൊന്നു അങ്ങനെ ഒരുപാട് ഏർ ചുറ്റുവളവൊക്കെ കഴിഞ് അങ്ങനെ ഏർ ഒരു

okay ശെരി